മനസ്സ് പറയുന്നത് 2
0 ഒന്നാം ലക്കം
പ്രിയപ്പെട്ട ജനങ്ങളേ നമസ്കാരം
ഒരൽപം നീണ്ട ഇടവേളയ്ക്കുശേഷം വീണ്ടും ഒരിക്കൽകൂടി ജനങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും ഏറെ അടുപ്പമുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തോട് ചേർന്ന വിഷയങ്ങൾ എന്ന നമ്മുടെ പരമ്പര പുനരാരംഭിക്കുകയാണ്
തിരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളും തിരക്കും ഏറെയായിരുന്നെങ്കിലും മനസ്സിലുള്ളത് പറയുന്നതിന്റെ ആ ഒരു സുഖം ഇല്ലാതെപോയി
ഒരു ഇല്ലായ്മ അനുഭവപ്പെട്ടിരുന്നു
വേണ്ടപ്പെട്ടവരുടെ ഇടയിലിരുന്ന് പ്രശാന്തമായ അന്തരീക്ഷത്തിൽ 130 കോടി ജനങ്ങളുടെ പല കാര്യങ്ങളും കുടുംബാംഗങ്ങൾക്കൊപ്പമിരുന്നു പറയുന്നതുപോലെ പലതും പറഞ്ഞിരുന്നു പലതും കേട്ടിരുന്നു
ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് പ്രേരണയായി മാറുന്നു
ഈ ഇടവേള എങ്ങനെ കടന്നുപോയി എന്നു നിങ്ങൾക്കു സങ്കല്പിച്ചു നോക്കാവുന്നതാണ്
ഞായറാഴ്ച അവസാനത്തെ ഞായറാഴ്ച 11 മണി
എന്തോ കൈവിട്ടുപോയല്ലോ എന്ന് എനിക്കും തോന്നിയിരുന്നുനിങ്ങൾക്കും തോന്നിയില്ലേ
തീർച്ചയായും തോന്നിയിട്ടുണ്ടാകും
അതൊരു നിർജ്ജീവമായ പരിപാടി ആയിരുന്നില്ല
ജീവസ്സുറ്റതായിരുന്നു എന്റേതെന്ന ബോധമുണ്ടായിരുന്നു മനസ്സിനൊരു അടുപ്പം തോന്നിയിരുന്നു ഹൃദയങ്ങളുടെ ഒത്തുചേരലുണ്ടായിരുന്നു
അതുകൊണ്ട് ഇടവേള എനിക്കു വളരെ വിഷമകരമായി തോന്നി
അനുനിമിഷം എന്തോ ഒരു നഷ്ടബോധം അനുഭവപ്പെട്ടു
മൻ കീ ബാത്ത് പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഞാനാണു സംസാരിക്കുന്നതെങ്കിലും ശബ്ദം ഒരുപക്ഷേ എന്റേതാണെങ്കിലും നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ അധ്വാനത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ഉത്സാഹമാണ് അതിൽ നിറഞ്ഞു നിന്നത്
ഞാൻ കേവലം എന്റെ വാക്കുകൾ എന്റെ സ്വരം ഉപയോഗിച്ചിരുന്നെങ്കിലും എനിക്ക് ഇല്ലാത്തതായി തോന്നിയത് ഈ പരിപാടിയല്ല നിങ്ങളെയാണ്
ഒരു ശൂന്യത അനുഭവപ്പെട്ടു
ഒരിക്കൽ തോന്നി തിരഞ്ഞെടുപ്പു തീർന്നയുടൻതന്നെ നിങ്ങളുടെ ഇടയിലേക്കു വരണമെന്ന്
എങ്കിലും പിന്നെ തോന്നി പാടില്ല ആ ഞായറാഴ്ചപ്പരിപാടി എന്ന രീതി തുടരണം എന്ന്
എന്നാൽ ഈ ഞായർ എന്നെ വളരെ കാത്തിരുത്തി
എന്തായാലും അവസാനം അവസരം എത്തിയിരിക്കുന്നു
ഒരു കുടുംബാന്തരീക്ഷത്തിൽ മൻ കീ ബാത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ
സമൂഹത്തിലും ജീവിതത്തിലും മാറ്റത്തിനു കാരണമാകുന്ന കാര്യങ്ങൾ ഒരു പുതിയ ഓജസ്സിന് ജന്മം കൊടുത്തുകൊണ്ട് ഒരു തരത്തിൽ ഒരു പുതിയ ഇന്ത്യയുടെ ഓജസ്സിന് മിഴിവേകിക്കൊണ്ട് ഈ പരിപാടി തുടരട്ടെ
കഴിഞ്ഞ മാസങ്ങളിൽ വളരെയേറെ സന്ദേശങ്ങൾ വന്നു
അതിൽ ആളുകൾ പറഞ്ഞു മൻ കീ ബാത്ത് ഇല്ലാത്തത് വിഷമിപ്പിക്കുന്നു എന്ന്
അത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു
സ്വന്തമെന്ന ഒരു ബോധം തോന്നുന്നു
ചിലപ്പോഴൊക്കെ എനിക്കു തോന്നും എന്റെ സ്വ മ്മിൽ നിന്നും സമഷ്ടിയിലേക്കുള്ള യാത്രയാണിത്
ഇത് ഞാനിൽ നിന്ന് നാമിലേക്കുള്ള യാത്ര
എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായുള്ള എന്റെ ഈ സംവാദം ഒരു തരത്തിൽ എന്റെ ആത്മീയ യാത്രയുടെ അനുഭൂതിയുടെ ഒരു ഭാഗമായിരുന്നു
പല ആളുകളും ഞാൻ തിരഞ്ഞെടുപ്പിന്റെ ബഹളത്തിനിടയിൽ കേദാർനാഥിൽ പോയതെന്തിനാണ് എന്നു തുടങ്ങി വളരെയേറെ ചോദ്യങ്ങൾ ചോദിച്ചു
നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്
നിങ്ങളുടെ ആകാംക്ഷയും എനിക്ക് മനസ്സിലാക്കാനാകും
എന്റെ വികാരങ്ങളെ നിങ്ങളിലേക്കെത്തിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു
എന്നാൽ ഞാൻ അതിനു പുറപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷേ മൻ കീ ബാത്തി് ന്റെ രൂപം തന്നെ മാറുമായിരുന്നു
അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ കോലാഹലം ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നിറഞ്ഞനിൽക്കെ പോളിംഗ് ബാക്കിയായിരിക്കുമ്പോൾത്തന്നെ ഞാൻ പോയി
പല ആളുകളും അതിലും രാഷ്ട്രീയമായ അർഥങ്ങൾ കണ്ടെത്തി
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കു ഞാനുമായി അഭിമുഖീകരിക്കുവാനുള്ള അവസരമായിരുന്നു
ഞാൻ ഒരു തരത്തിൽ എന്നെ കാണാൻ പോയതായിരുന്നു
കൂടുതൽ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല എന്നാൽ മൻ കീ ബാത്തി ലെ ഈ അല്പകാലത്തെ വിരാമം കാരണം ഉണ്ടായിരുന്ന ശൂന്യതയെ നിറയ്ക്കുവാൻ കേദാർനാഥിലെ ആ ഏകാന്തഗുഹയിൽ എനിക്ക് അവസരം തീർച്ചയായും ലഭിച്ചു
പിന്നെ നിങ്ങളുടെ ജിജ്ഞാസ അതെക്കുറിച്ചും എന്നെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു
എപ്പോഴെന്നു പറയാനാവില്ല എങ്കിലും തീർച്ചയായും പറയും കാരണം നിങ്ങൾക്ക് എന്റെ മേൽ അധികാരമുണ്ട്
കേദാറിനെക്കുറിച്ചറിയാൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ സകാരാത്മകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള നിങ്ങളുടെ ശ്രമം നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് നിരന്തരം മനസ്സിലാക്കാനാകുന്നുണ്ട്
മൻ കീ ബാത്തിനായി വരുന്ന കത്തുകൾ കിട്ടുന്ന നിർദ്ദേശങ്ങൾ പതിവു ഗവൺമെന്റ് കാര്യങ്ങളിൽ നിന്നും തീർത്തും ഭിന്നമാണ്
ഒരു തരത്തിൽ നിങ്ങളുടെ കത്തുകളും എനിക്ക് പ്രേരണയ്ക്കു വിഷയമാകുന്നുണ്ടെങ്കിൽ മറ്റു ചിലപ്പോൾ അത് ഊർജ്ജത്തിനു കാരണമായി മാറുകയാണ്
ചിലപ്പോഴൊക്കെ എന്റെ ചിന്താ പ്രക്രിയയ്ക്ക് പ്രേരണയേകാൻ കാരണമാകുമ്പോൾ മറ്റു ചിലപ്പോൾ മൂർച്ചകൂട്ടാനും അത് ഇടയാക്കുന്നു
ആളുകൾ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നിലുള്ള വെല്ലുവിളികൾ മുന്നിൽ വയ്ക്കുമ്പോൾ അതിന്റെ കൂടെ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു
കത്തുകളിൽ ആളുകൾ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു അതോടൊപ്പം സമാധാനവും എന്തെങ്കിലും നിർദ്ദേശങ്ങളും പറയുന്നു എന്തെങ്കിലുമൊരു സങ്കല്പം പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രകടിപ്പിക്കുന്നു
ശുചിത്വത്തെക്കുറിച്ച് എഴുതുമ്പോൾ വൃത്തികേടിനോടുള്ള അവരുടെ എതിർപ്പ് വ്യക്തമാക്കുന്നതിനൊപ്പം ശുചിത്വത്തിനായുള്ള ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു
ചിലർ പരിസ്ഥിതിയെക്കുറിച്ചു ചർച്ച ചെയ്യുമ്പോൾ ഉള്ളിലെ വേദന നമുക്ക് അനുഭവിച്ചറിയാനാകുന്നു അതോടൊപ്പംതന്നെ സ്വയം നടത്തിയ പരീക്ഷണത്തെക്കുറിച്ചും പറയുന്നു അതല്ലെങ്കിൽ എവിടെങ്കിലും കണ്ട പരീക്ഷണത്തെക്കുറിച്ചു വിശദീകരിക്കുന്നു
അതുമായി ബന്ധപ്പെട്ട് മനസ്സിൽ രൂപം കൊള്ളുന്ന സങ്കല്പങ്ങളും ചിത്രീകരിക്കുന്നു
അതായത് ഒരു തരത്തിൽ പ്രശ്നങ്ങൾക്കു സമാധാനം സമൂഹത്തിനൊന്നാകെ ലഭിക്കുന്നതെങ്ങനെയെന്നതിന്റെ ഒരു സൂചന നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് അനുഭവിച്ചറിയാനാകുന്നു
മൻ കീ ബാത്ത് രാജ്യത്തിനും സമൂഹത്തിനും ഒരു കണ്ണാടി പോലെയാണ്
ജനങ്ങളുടെ ഉള്ളിൽ ആത്മശക്തിക്കോ ബലത്തിനോ പ്രാഗൽഭ്യത്തിനോ കുറവില്ലെന്നും ഇതു നമ്മോടു പറയുന്നു
ആ ശക്തിയെയും ആ പ്രാഗൽഭ്യത്തെയും ഒരുമിപ്പിക്കേണ്ടതുണ്ട് അവയ്ക്ക് അവസരം നൽകേണ്ടതുണ്ട് അവ നടപ്പിലാക്കേണ്ടതുണ്ട്
രാജ്യത്തിന്റെ പുരോഗതിയിൽ 130 കോടി ജനങ്ങൾ ശക്തമായി സജീവമായി ഒന്നുചേരാനാഗ്രഹിക്കുന്നു എന്നും മൻ കീ ബാത്ത് പറയുന്നു
മൻ കീ ബാത്തി ൽ എനിക്ക് അസംഖ്യം കത്തുകളും അസംഖ്യം ടെലിഫോൺ കോളുകളും സന്ദേശങ്ങളും കിട്ടുന്നുവെങ്കിലും പരാതിയുടെ ധ്വനി വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ
ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുക സ്വന്തമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്ന നിലയിലുള്ള ഒരു കാര്യം പോലും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല
രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുക എന്നാൽ തനിക്കായി ഒന്നും ചോദിക്കാതിരിക്കുക എന്നിരിക്കെ ഈ കോടിക്കണക്കിനു ജനങ്ങളുടെ മനോവികാരം എത്ര ഉയർന്ന തലത്തിലാണെന്നു നിങ്ങൾക്കു ചിന്തിക്കാവുന്നതാണ്
ഈ കാര്യങ്ങൾ ഞാൻ വിശകലനം നടത്തുമ്പോൾ എന്റെ മനസ്സിന് എത്ര സന്തോഷമാണുണ്ടാകുന്നതെന്നും എനിക്ക് എത്ര ഊർജ്ജം ലഭിക്കുന്നുവെന്നും നിങ്ങൾക്കു സങ്കല്പിക്കാം
നിങ്ങളാണ് എന്നെ മുന്നോട്ടു നയിക്കുന്നുതെന്നും നിങ്ങളെന്നെ അനുനിമിഷം പ്രാണനോടെ നിലനിർത്തുന്നുവെന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല
ഈ ബന്ധമാണ് എനിക്ക് കുറച്ചുനാൾ ഇല്ലാതെയിരുന്നത്
ഇന്നെന്റെ മനസ്സു നിറയെ സന്തോഷമാണ്
നമുക്കു മൂന്നുനാലു മാസങ്ങൾക്കുശേഷം വീണ്ടും കാണാം എന്നു ഞാൻ അവസാനമായി പറഞ്ഞപ്പോൾ ആളുകൾ അതിനു രാഷ്ട്രീയമായ അർഥം കണ്ടെത്തി
ആളുകൾ പറഞ്ഞു കണ്ടില്ലേ മോദിജിക്ക് എത്ര ആത്മവിശ്വാസമാണ് എത്ര ഉറപ്പാണ്
ഈ വിശ്വാസം മോദിയുടേതായിരുന്നില്ല
ഈ വിശ്വാസം നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയുടേതായിരുന്നു
നിങ്ങളാണ് വിശ്വാസത്തിന്റെ രൂപം ധരിച്ചത്
അതുകൊണ്ടാണ് കുറച്ച് മാസങ്ങൾക്കുശേഷം നിങ്ങളുടെ അടുത്തേക്കു വരുമെന്ന് സ്വാഭാവികതയോടെ അവസാനത്തെ മൻ കീ ബാത്തിൽ പറയാൻ സാധിച്ചതും
വാസ്തവത്തിൽ ഞാൻ വരുകയായിരുന്നില്ല നിങ്ങളെന്നെ കൊണ്ടുവരികയായിരുന്നു നിങ്ങളെന്നെ ഇവിടെ ഇരുത്തിയിരിക്കയാണ്
നിങ്ങളാണ് എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കാൻ അവസരമേകിയതും
ഈ ഒരു വികാരത്തോടെ നമുക്ക് മൻ കീ ബാത്ത് തുടരാം
രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനോടുള്ള എതിർപ്പ് കേവലം രാഷ്ട്രീയമായ പരിധികൾക്കുള്ളിലായിരുന്നില്ല
രാഷ്ട്രീയനേതാക്കളുടെ പരിധിയിലായിരുന്നില്ല ജയിലഴികൾക്കുള്ളിൽ സമരം ഒതുങ്ങിപ്പോയിരുന്നില്ല
ജനങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ ആക്രോശം നിറഞ്ഞുനിന്നു
നഷ്ടപ്പെട്ടുപോയ ജനാധിപത്യത്തിന്റെ പിടച്ചിലുണ്ടായിരുന്നു
പകലും രാത്രിയും കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് എന്താണെന്ന് അറിയാനാവില്ല എന്നതുപോലെ സാധാരണമായ ജീവിതത്തിനിടയിൽ ജനാധിപത്യത്തിന്റെ അവകാശങ്ങൾ എന്തു സന്തോഷമാണു പകരുന്നതെന്ന് മനസ്സിലാവില്ല
അതു മനസ്സിലാകുന്നത് ജനാധിപത്യ അവകാശങ്ങൾ പിടിച്ചെടുക്കപ്പെടുമ്പോഴാണ്
അടിയന്തരാവസ്ഥക്കാലത്ത് രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും തന്റെ എന്തോ ആരോ പിടിച്ചെടുത്തിരിക്കുന്നു എന്നു തോന്നിയിരുന്നു
ജീവിതത്തിൽ അന്നുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണെങ്കിൽ പോലും അത് മറ്റൊരാൾ പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയാണ് അവന്റെ ഹൃദയത്തിൽ അനുഭവിക്കാനായത്
ഭാരതത്തിന്റെ ഭരണഘടന ചില വ്യവസ്ഥകൾ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ജനാധിപത്യം വളർന്നു എന്നതുകൊണ്ടായിരുന്നില്ല അത്
സാമൂഹ്യ വ്യവസ്ഥ മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഭരണഘടനയും വേണം നിബന്ധനകളും നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ വേണം
അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും കാര്യങ്ങളുമുണ്ട്
എന്നാൽ നിയമത്തിനും ചട്ടങ്ങൾക്കുമപ്പുറം ജനാധിപത്യം നമ്മുടെ സംസ്കാരമാണെന്നും ജനാധിപത്യം നമ്മുടെ ജീവിതശൈലിയാണെന്നും ജനാധിപത്യം നമ്മുടെ പാരമ്പര്യമാണെന്നും ആ പാരമ്പര്യവുമായി ചേർന്ന് വളർന്നു വലുതായവരാണു നമ്മളെന്നും അതുകൊണ്ട് അതിന്റെ കുറവ് തിരിച്ചറിയുമെന്നും നമുക്ക് അഭിമാനത്തോടെ പറയാനാകും
നാമത് അടിയന്തരാവസ്ഥക്കാലത്ത് അറിഞ്ഞു
അതുകൊണ്ട് രാജ്യത്തിനുവേണ്ടിയല്ല ആ തിരഞ്ഞെടുപ്പ് സ്വാർഥതയ്ക്കുവേണ്ടിയായിരുന്നില്ല ജനാധിപത്യത്തിന്റെ രക്ഷയ്ക്കുവേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്
ഒരുപക്ഷേ ലോകത്തിലെ ഒരു രാജ്യത്തും അവിടത്തെ ജനങ്ങൾ ജനാധിപത്യത്തിനുവേണ്ടി തങ്ങളുടെ അവശേഷിച്ച അവകാശങ്ങളെ അധികാരങ്ങളെ ആവശ്യങ്ങളെ കണക്കിലെടുക്കാതെ കേവലം ജനാധിപത്യത്തിനുവേണ്ടി മാത്രം വോട്ടു ചെയ്തിട്ടുണ്ടാവില്ല
അങ്ങനെയൊരു തിരഞ്ഞെടുപ്പാണ് 1977ൽ രാജ്യം കണ്ടത്
കുറച്ചുദിവസം മുമ്പ് ജനാധിപത്യത്തിന്റെ മഹോത്സവം വലിയ ഒരു തിരഞ്ഞെടുപ്പു മാമാങ്കം നമ്മുടെ രാജ്യത്തു നടന്നു
സമ്പന്നരും ദരിദ്രരുമെന്നുവേണ്ട എല്ലാ ജനങ്ങളും ഈ ഉത്സവത്തിൽ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചു തീരുമാനമെടുക്കുന്നതിനായി ഉത്സാഹത്തോടെ പങ്കെടുത്തു
എന്തെങ്കിലുമൊന്ന് നമ്മുടെ വളരെ അടുത്താണെങ്കിൽ നാമതിന്റെ പ്രാധാന്യത്തെ വിലകുറച്ചു കാണുന്നു അതിന്റെ ആശ്ചര്യകരമായ യാഥാർഥ്യങ്ങൾ പോലും കണ്ണിൽ പെടാതെ പോകുന്നു
നമുക്കു കിട്ടിയിരിക്കുന്ന വിലപ്പെട്ട ജനാധിപത്യത്തെ നാം നിസ്സാരമായി അതൊരു നിത്യസത്യമെന്ന പോലെ കാണുന്നു
എന്നാൽ നമ്മുടെ ജനാധിപത്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും നൂറ്റാണ്ടുകളുടെ സാധനയിലൂടെ തലമുറകളുടെ സംസ്കാരത്തിലൂടെ വിശാലമായ മനഃസ്ഥിതിയിലൂടെ ഈ ജനാധിപത്യത്തിനു നമ്മുടെ നാഡിഞരമ്പുകളിൽ ഇടം ലഭിച്ചിട്ടുള്ളതാണെന്നും നാം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്
ഭാരതത്തിൽ 2019ലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ 61 കോടിയിലധികം ആളുകൾ വോട്ടു ചെയ്തു
ഈ സംഖ്യ സാധാരണമെന്നു നമുക്കു തോന്നാം
എന്നാൽ ഇത് ലോകത്താകെയുള്ള ജനസംഖ്യ കണക്കിലെടുത്താൽ ചൈന ഒഴിച്ച് മറ്റേതൊരു രാജ്യത്തെക്കാളുമധികം ആളുകൾ ഭാരതത്തിൽ വോട്ടു ചെയ്തു എന്നു കാണാം
2019 ൽ വോട്ടു ചെയ്ത ജനങ്ങളുടെ എണ്ണം അമേരിക്കയിലെ ആകെ ജനസംഖ്യയെക്കാളും അധികമാണ് ഏകദേശം ഇരട്ടി
ഭാരതത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം യൂറോപ്പിലെ ജനസംഖ്യയെക്കാളും കൂടുതലാണ്
ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വിശാലതയും വൈപുല്യവും വെളിവാക്കിത്തരുന്നു
2019ലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തിരഞ്ഞെടുപ്പായിരുന്നു
ഇതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എത്ര വലിയ തലത്തിൽ വിഭവങ്ങളും മനുഷ്യശക്തിയും വേണ്ടിവന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചു നോക്കാവുന്നതാണ്
ലക്ഷക്കണക്കിന് അധ്യാപകർ ഓഫീസർമാർ മറ്റുദ്യോഗസ്ഥർ രാപകൽ അധ്വാനിച്ചിട്ടാണ് ഈ തിരഞ്ഞെടുപ്പു നടത്താനായത്
ജനാധിപത്യത്തിന്റെ ഈ മഹായജ്ഞം വിജയപ്രദമായി നടത്തുന്നതിന് അർധസൈനിക വിഭാഗങ്ങളുടെ ഏകദേശം 3 ലക്ഷം അംഗങ്ങൾ ഉത്തരവാദിത്വം നിർവ്വഹിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ 20 ലക്ഷം പോലീസുകാരും കർത്തവ്യം നിർവ്വഹിച്ചു കഠിനാധ്വാനം ചെയ്തു
ഇവരുടെയെല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് മുൻ പ്രാവശ്യത്തെക്കാൾ അധികം പേർ ഇപ്രാവശ്യം വോട്ടു ചെയ്യാൻ ഇടയായത്
വോട്ടു ചെയ്യാനായി രാജ്യമെങ്ങും ഏകദേശം 10 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ ഏകദേശം 40 ലക്ഷത്തിലധികം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ 17 ലക്ഷത്തിലധികം വിവിപാറ്റ് യന്ത്രങ്ങൾ വേണ്ടി വന്നു
എത്രവലിയ തയ്യാറെടുപ്പെന്നു നിങ്ങൾക്കു ചിന്തിച്ചുനോക്കാം
ഒരു വോട്ടർക്കും തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കാതെ വരരുത്
അതിനാണ് ഇത്രയെല്ലാം ചെയ്തത്
അരുണാചൽ പ്രദേശിലെ ഒരു വിദൂരസ്ഥ പ്രദേശത്ത് കേവലം ഒരു സ്ത്രീ വോട്ടർക്കുവേണ്ടി മാത്രം പോളിംഗ് സ്റ്റേഷൻ തയ്യാറാക്കി
തിരഞ്ഞെടുപ്പുദ്യോഗസ്ഥർക്ക് അവിടെ എത്താൻ രണ്ടു ദിവസം യാത്ര ചെയ്യേണ്ടി വന്നു എന്നു കേട്ടാൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
ഇതാണ് ശരിയായ രീതിയിൽ ജനാധിപത്യത്തെ ആദരിക്കൽ
ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് സ്റ്റേഷനും ഭാരതത്തിലാണ്
ഈ പോളിംഗ് സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിലെ ലാഹോൽസ്പിതി എന്ന യിടത്ത് 15000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു
ഇതുകൂടാതെ അഭിമാനം നിറയ്ക്കുന്ന ഒരു യാഥാർഥ്യം കൂടി ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്
സ്ത്രീകൾ പുരുഷന്മാരെപ്പോലെ തന്നെ ഉത്സാഹത്തോടെ വോട്ടുചെയ്തു എന്നതും ഒരുപക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്
ഈ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വോട്ടു ശതമാനം ഏകദേശം തുല്യമായിരുന്നു
ഇതുമായിത്തന്നെ ബന്ധപ്പെട്ട ഉത്സാഹം വർധിപ്പിക്കുന്ന മറ്റൊരു സത്യമാണ് ഇപ്രാവശ്യം പാർലമെന്റിൽ ചരിത്രം കുറിക്കുന്നവിധം 78 വനിതാ അംഗങ്ങളുണ്ട് എന്നത്
തിരഞ്ഞെടുപ്പു കമ്മീഷനെയും തിരിഞ്ഞെടുപ്പു പരിപാടിയുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും വളരെയധികം പ്രശംസിക്കുന്നു
ഭാരതത്തിലെ ജാഗരൂകരായ വോട്ടർമാരെ നമിക്കയും ചെയ്യുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾ പലപ്പോഴും ഞാൻ പറയുന്നതു കേട്ടിട്ടുണ്ടാകും ബൊക്കേ വേണ്ട ബുക്ക മതി എന്ന്
ആളുകളെ സ്വാഗതം ചെയ്യുന്നതിന് പൂക്കൾക്കു പകരം പുസ്തകം ഉപയോഗിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്
അപ്പോൾ മുതൽ ആളുകൾ പലയിടത്തും പുസ്തകങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്
അടുത്തിടെ എനിക്ക് ആരോ പ്രേംചന്ദിന്റെ ജനപ്രിയ കഥകൾ നൽകുകയുണ്ടായി
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
അധികം സമയം കഴിയുന്നതിനു മുമ്പുതന്നെ മറ്റൊരു പ്രവാസത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ചില കഥകൾ വീണ്ടും വായിക്കാൻ അവസരം കിട്ടി
പ്രേംചന്ദ് തന്റെ കഥകളിൽ വർണ്ണിച്ചിരിക്കുന്ന സമൂഹത്തിന്റെ യഥാർഥ ചിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം മനസ്സിൽ രൂപപ്പെടുവാൻ തുടങ്ങുന്നു
അദ്ദേഹം എഴുതിയ ഓരോ കാര്യവും ജീവസ്സുറ്റതാകുന്നു
സ്വാഭാവികവും ലളിതവുമായ ഭാഷയിൽ മാനുഷിക സംവേദനകളെ വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ കഥകൾ എന്റെ മനസ്സിനെ സ്പർശിച്ചു
അദ്ദേഹത്തിന്റെ കഥകളിൽ ഭാരതത്തിന്റെ മുഴുവൻ മനോവികാരങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു
അദ്ദേഹം എഴുതിയ നശാ ലഹരി എന്ന കഥ വായിക്കുകയായിരുന്നപ്പോൾ എന്റെ മനസ്സ് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക അസന്തുലിതാവസ്ഥയിലേക്കു തിരിഞ്ഞു
എനിക്ക് ഞാൻ യുവാവായിരുന്ന കാലത്തെ ദിവസങ്ങൾ ഓർമ്മ വന്നു
എങ്ങനെ ഈ വിഷയത്തിൽ രാത്രികൾ മുഴുവൻ ചർച്ച നടന്നിരുന്നു എന്നത് മനസ്സിലേക്കു കടന്നു വന്നു
ജമീന്ദാറുടെ മകൻ ഈശ്വരിയും ദരിദ്ര കുടുംബത്തിലെ ബീർ ന്റെയും ഈ കഥയിൽ നിന്നും പഠിക്കാനാകുന്നത് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിന്റെ സ്വാധീനത്തിൽ എപ്പോഴാണ് പെട്ടുപോകുന്നത് മനസ്സിലാവുകയില്ല എന്നാണ്
മറ്റൊരു കഥ എന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചതാണ്
അത് ഈദ്ഗാഹ് എന്ന കഥയാണ്
സംവേദനശീലമുള്ള ഒരു കുട്ടിക്ക് അവന്റെ മുത്തശ്ശിയോടുള്ള അകമഴിഞ്ഞ സ്നേഹം അവന്റെ ചെറു പ്രായത്തിൽത്തന്നെ പാകതയാർന്ന വികാരം
45 വയസ്സു പ്രായമുള്ള ഹമീദ് ഉത്സവസ്ഥലത്തുനിന്നും ചപ്പാത്തി അടുപ്പിൽ നിന്നെടുക്കാനുപയോഗിക്കാവുന്ന കൊടിലും വാങ്ങി മുത്തശ്ശിയുടെ അടുത്തെത്തുമ്പോൾ യഥാർഥത്തിൽ മാനുഷികമായ സംവേദനം പാരമ്യത്തിലെത്തിയതാണ് നമുക്കു കാണാനാകുന്നത്
ഈ കഥയുടെ അവസാനത്തെ വരി വളരെ വികാരം കൊള്ളിക്കുന്നതാണ്
കാരണം അതിൽ ജീവിതത്തിലെ വലിയ സത്യം നിറഞ്ഞുനിൽക്കുന്നു
കുട്ടിയായ ഹമീദ് വൃദ്ധനായ ഹമീദിന്റെ വേഷമണിയുകയായിരുന്നു
വൃദ്ധയായ അമീന ബാലികയായ അമീനയുമായി
അതുപോലെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കഥയാണ് പൂസ് കീ രാത് പൌഷമാസത്തിലെ രാത്രി ഈ കഥയിൽ ദരിദ്രനായ ഒരു കർഷകന്റെ ജീവിതവൈരുദ്ധ്യങ്ങളുടെ ജീവസ്സുറ്റ ചിത്രം നമുക്ക് കാണാനാകും
വിളവ് നഷ്ടപ്പെട്ടശേഷം കർഷകനായ ഹല്ദൂവിന് സന്തോഷം ഇനി കടുത്ത തണുപ്പിൽ വയലിൽ കിടന്ന് ഉറങ്ങേണ്ടി വരില്ലല്ലോ എന്ന് ഈ കഥകൾ ഏകദേശം നൂറ്റാണ്ടുമുമ്പുള്ളവയാണെങ്കിലും ഇവയുടെ സാന്ദർഭികത ഇന്നും അത്രതന്നെ നമുക്ക് അനുഭവപ്പെടും
ഇവ വായിച്ചപ്പോൾ എനിക്കു വേറിട്ട അനുഭൂതിയാണ് ഉണ്ടായത്
വായിക്കുന്ന കാര്യം പറയുമ്പോൾ ഒന്നു പറയാനുണ്ട്
ഞാൻ ഏതോ മാധ്യമത്തിൽ കേരളത്തിലെ അക്ഷരാ ലൈബ്രറിയെക്കുറിച്ച് വായിക്കുകയായിരുന്നു
ഈ ലൈബ്രറി ഇടുക്കിയിലെ വനമധ്യത്തിലുള്ള ഒരു ഗ്രാമത്തിലാണുള്ളത്
ഇവിടത്തെ പ്രൈമറി വിദ്യാലയത്തിലെ അധ്യാപകൻ പി
മുരളീധരനും ചെറിയ ചായക്കട നടത്തുന്ന പി
ചിന്നത്തമ്പിയും ചേർന്ന് ഈ ലൈബ്രറിക്കുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി
ഭാണ്ഡക്കെട്ടായി പുറത്ത് ചുമന്ന് ഇവിടെ പുസ്തകം കൊണ്ടുവന്നിരുന്നു
ഇന്ന് ഈ ലൈബ്രറി ആദിവാസികളായ കുട്ടികളടക്കം എല്ലാവർക്കും ഒരു വഴികാട്ടിയാണ്
ഗുജറാത്തിൽ വാംചേ ഗുജറാത്ത് എന്ന പേരിൽ നടത്തിയ ജനമുന്നേറ്റം ഒരു വിജയപ്രദമായ പരീക്ഷണമായിരുന്നു
എല്ലാ പ്രായത്തിലും പെട്ട ലക്ഷക്കണക്കിനാളുകൾ പുസ്തകം വായിക്കാനായി ഈ സംരംഭത്തിൽ പങ്കാളികളായി
ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഗൂഗുൾ ഗുരുവിന്റെ കാലത്ത് എനിക്കു നിങ്ങളോടും അഭ്യർഥിക്കാനുള്ളത് അല്പം സമയം കണ്ടെത്തി നിങ്ങളുടെ ദൈനംദിനകാര്യങ്ങൾക്കിടയിൽ അല്പം സമയം പുസ്തകങ്ങൾക്കും നൽകണമെന്നാണ്
നിങ്ങൾക്കത് നല്ല അനുഭവമാകും സമ്മാനിക്കുക
വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് നരേന്ദ്രമോദി ആപ് ൽ തീർച്ചയായും എഴുതുകയും ചെയ്യുക അങ്ങനെ മൻ കീ ബാത്തി ന്റെ എല്ലാ ശ്രോതാക്കളും അതെക്കുറിച്ച് അറിയട്ടെ
പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇന്നു മാത്രമല്ല ഭാവിയിലും വെല്ലുവിളിയാകുന്ന വിഷയക്കുറിച്ചു ചിന്തിക്കുന്നു എന്നതിൽ എനിക്കു സന്തോഷമുണ്ട്
ഞാൻ നരേന്ദ്രമോദി ആപ് ലും മൈ ജിഒവിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കുകയായിരുന്നു വെള്ളത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് നിരവധി ആളുകൾ വളരെയധികം എഴുതിയിരിക്കുന്നതു കണ്ടു
ബലഗാവിയിലെ പവൻ ഗൌരായി ഭുവനേശ്വറിലെ സിതാംശു മോഹൻ പരീദാ എന്നിവരെ കൂടാതെ യശ് ശർമ്മാ ഷഹബ് അൽത്താഫ് എന്നു മറ്റു പലരും എനിക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട വെല്ലുവിളിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്
വെള്ളത്തിന് നമ്മുടെ സംസ്കാരത്തിൽ വലിയ മഹത്വമുണ്ട്
ഋഗ്വേദത്തിലെ ആപഃ സൂക്തത്തിൽ വെള്ളത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു
ആപോ ഹിഷ്ഠാ മയോ ഭുവഃ സ്ഥാ ന ഊർജേ ദധാതന മഹേ പണായ ചക്ഷസേ
യോ വഃ ശിവതമോ രസഃ തസ്യ ഭാജയതേഹ നഃ ഉഷതീരിവ മാതരഃ
അതായത് ജലമാണ് ജീവൻദായിനി ശക്തിയായ ഊർജ്ജത്തിന്റെ സ്രോതസ്സ്
നിങ്ങൾ മാതൃതുല്യയായി ആശീർവ്വദിക്കൂ
ഞങ്ങളുടെ മേൽ കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കൂ
വെള്ളത്തിന്റെ കുറവ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും എല്ലാ വർഷവും ബാധിക്കുന്നു
വർഷംമുഴുവൻ മഴകൊണ്ട് ലഭ്യമാകുന്ന വെള്ളത്തിന്റെ കേവലം 8 ശതമാനം മാത്രമേ സംഭരിക്കപ്പെടുന്നുള്ളൂ എന്നറിയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
വെറും 8 ശതമാനം
ഈ പ്രശ്നത്തിന് സമാധാനം കണ്ടെത്തേണ്ട സമയം ആയിരിക്കുന്നു
നാം മറ്റു പ്രശ്നങ്ങളെപ്പോലെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ജനങ്ങളുടെ ശക്തികൊണ്ട് ഒരുകോടി മുപ്പതുലക്ഷം ജനങ്ങളുടെ കഴിവും സഹകരണവും ദൃഢനിശ്ചയവും കൊണ്ട് ഈ പ്രശ്നത്തിന് സമാധാനം കണ്ടെത്തും
ജലത്തിന് ഏറ്റവുമധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്ത് പുതിയ ജലശക്തി മന്ത്രാലയത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്
ഇതിലൂടെ ജലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമെടുക്കാനാകും
കുറച്ചു ദിവസം മുമ്പ് ഞാൻ വേറിട്ട ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു
ഞാൻ രാജ്യത്തെങ്ങുമുള്ള ഗ്രാമത്തലവന്മാർക്ക് കത്തെഴുതി
ഞാൻ എഴുതിയത് വെള്ളം കാത്തുരക്ഷിക്കാൻ വെള്ളം സംഭരിക്കാൻ ഓരോ മഴത്തുള്ളിയും നഷ്ടപ്പെടാതെ നോക്കാൻ ഗ്രാമത്തിലെ ജനങ്ങളുടെ യോഗം വിളിച്ച് ഗ്രാമീണർക്കൊപ്പമിരുന്ന് ആലോചിക്കൂ എന്നായിരുന്നു
അവർ അത് നടത്തുകയും ഈ മാസത്തിലെ 22ാം തീയതി ആയിരക്കണക്കിന് പഞ്ചായത്തുകളിൽ കോടിക്കണക്കിനാളുകൾ ശ്രമദാനം നടത്തുകയും ചെയ്തുവെന്നതിൽ എനിക്കു വളരെ സന്തോഷമുണ്ട്
ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഓരോ വെള്ളത്തുള്ളിയും സംഭരിച്ചുവെയ്ക്കാൻ ദൃഢനിശ്ചയമെടുത്തു
ഇന്ന് മൻ കീ ബാത്ത് പരിപാടിയിൽ ഞാൻ നിങ്ങളെ ഒരു സർപഞ്ചിന്റെ ഗ്രാമമുഖ്യന്റെ കഥ കേൾപ്പിക്കാനാഗ്രഹിക്കുന്നു
ജാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിലെ കടക്മാസന്ധി ബ്ലോക്കിൽ പെട്ട ലുപുംഗ് പഞ്ചായത്തിലെ ഗ്രാമമുഖ്യൻ നമുക്കെല്ലാവർക്കും എന്തു സന്ദേശമാണു നല്കിയതെന്നു കേൾക്കൂ
എന്റെ പേര് ദിലീപ് കുമാർ രവിദാസ് എന്നാണ്
ജലംസംരക്ഷണത്തിന് പ്രധാനമന്ത്രി ജി ഞങ്ങൾക്ക് കത്തെഴുതിയപ്പോൾ പ്രധാനമന്ത്രി നമുക്ക് ഇങ്ങനെയൊരു കത്തെഴുതിയെന്നു ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല
22ാം തീയതി ഗ്രാമത്തിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി പ്രധാനമന്ത്രിയുടെ കത്ത് വായിച്ചുകേൾപ്പിച്ചപ്പോൾ അവർ വളരെ ഉത്സാഹഭരിതരായി ജലം സംരക്ഷിക്കാനായി കുളം വൃത്തിയാക്കുകയും പുതിയ കുളങ്ങളുണ്ടാക്കാൻ ശ്രമദാനം നടത്തി തങ്ങളുടെ പങ്കുനിർവ്വഹിക്കാൻ തയ്യാറാവുകയും ചെയ്തു
മഴക്കാലത്തിനു മുമ്പ് ഈ ഉപായം അവലംബിച്ചതുകൊണ്ട് വരുംകാലത്ത് വെള്ളത്തിന്റെ കുറവ് അനുഭവപ്പെടുകയില്ല
നമ്മുടെ പ്രധാനമന്ത്രി നമ്മെ യഥാസമയം ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി
ബിർസാ മുണ്ഡയുടെ ഭൂമിയിൽ പ്രകൃതിയോടൊപ്പം ഒരുമ പുലർത്തിക്കൊണ്ട് ജീവിക്കയെന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ്
അവിടത്തെ ജനങ്ങൾ ഒരിക്കൽകൂടി ജലസംരക്ഷണത്തിനായി തങ്ങളുടെ സജീവ പങ്ക് വഹിക്കാൻ തയ്യാറാണ്
ഞാൻ എല്ലാ ഗ്രാമപ്രധാനികളെയും എല്ലാ ഗ്രാമമുഖ്യന്മാരെയും അവരുടെ ഈ ഉത്സാഹത്തിന്റെ പേരിൽ ആശംസിക്കുന്നു
ജലസംരക്ഷണത്തിന് കച്ചകെട്ടിയിറങ്ങിയ അനേകം ഗ്രാമത്തലവന്മാർ രാജ്യമെങ്ങുമുണ്ട്
ഒരു തരത്തിൽ അത് ഗ്രാമത്തിനു മുഴുവൻ അവസരം സൃഷ്ടിക്കയാണ്
ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോൾ തങ്ങളുടെ ഗ്രാമത്തിൽ ജലത്തിനായി ക്ഷേത്രമുണ്ടാക്കാൻ മത്സരിക്കയാണെന്നാണ് തോന്നുക
ഞാൻ പറഞ്ഞതുപോലെ സാമൂഹികമായ ശ്രമങ്ങളിലൂടെ ഗുണപരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകും
ജലത്തിന്റെ പ്രശ്നത്തെ നേരിടുന്നതിന് രാജ്യമെങ്ങും ഏതെങ്കിലും ഒരു സൂത്രവാക്യം അവലംബിക്കാനാവില്ല
അതിനായി പല പല ഭാഗങ്ങൡ പല പല രീതികളിൽ ശ്രമങ്ങൾ നടത്തപ്പെടുന്നുണ്ട്
എന്നാൽ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നുതന്നെയാണ് അത് ജലം കാക്കുക ജലസംരക്ഷണം എന്നതാണ്
പഞ്ചാബിൽ ഡ്രയിനേജ് ലൈനുകൾ നന്നാക്കിക്കൊണ്ടിരിക്കയാണ്
ഈ ശ്രമത്തിലൂടെ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും
തെലുങ്കാനയിലെ തിമ്മൈപ്പള്ളിയിൽ ടാങ്ക് നിർമ്മാണത്തിലൂടെ ഗ്രാമീണജനങ്ങളുടെ ജീവിതം തന്നെ മാറിയിരിക്കുന്നു
രാജസ്ഥാനിലെ കബീർധാമിൽ കൃഷിഭൂമിയിൽ ഉണ്ടാക്കിയ ചെറിയ കുളങ്ങൾ വലിയ മാറ്റമാണുണ്ടാക്കിയിരിക്കുന്നത്
ഞാൻ തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നടത്തിയ ഒരു സാമൂഹിക സംരംഭത്തെക്കുറിച്ചു വായിക്കയുണ്ടായി
അവിടെ നാഗ് നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇരുപതിനായിരം സ്ത്രീകൾ സംഘടിച്ചു
പരസ്പരം സഹകരിച്ച് മഴവെള്ളസംഭരണത്തിനായി പല നല്ല ശ്രമങ്ങളും നടത്തുന്ന ഗഢ്വാളിലെ സ്ത്രീകളെക്കുറിച്ചും വായിക്കയുണ്ടായി
ഇങ്ങനെയുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്
ഒത്തുചേർന്ന് ശക്തമായ ശ്രമം നടത്തിയാൽ അസാധ്യമായതിനെ സാധ്യമാക്കാം എന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്
ജനങ്ങൾ ഒരുമിക്കുമ്പോൾ ജലം കാത്തുസൂക്ഷിക്കപ്പെടും
ഇന്ന് മൻ കീ ബാത്തി ലൂടെ ഞാൻ ജനങ്ങളോട് മൂന്നു കാര്യങ്ങൾ അഭ്യർഥിക്കുന്നു
എന്റെ ഒന്നാമത്തെ അഭ്യർഥന ജനങ്ങൾ മാലിന്യനിർമ്മാർജ്ജനം ഒരു ജനമുന്നേറ്റമാക്കി മാറ്റിയതുപോലെ ജല സംരക്ഷണത്തിനായും ഒരു ജനമുന്നേറ്റം ആരംഭിക്കണം
നാമെല്ലാവരും ഒത്തുചേർന്ന് ജലത്തിന്റെ ഓരോ തുള്ളിയും കാക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യാം
ജലം ഈശ്വരൻ തന്ന പ്രസാദമാണ് സ്പർശമണിയുടെ ഒരു രൂപമാണ്
സ്പർശമണിയുടെ സ്പർശനത്തിലൂടെ ഇരുമ്പ് സ്വർണ്ണമാകുമെന്നു പറയപ്പെട്ടിരുന്നു
ഞാൻ പറയുന്നു ജലം സ്പർശമണിയാണ് ആ സ്പർശമണിയുടെ ജലത്തിന്റെ സ്പർശനത്തിലൂടെ പുതുജീവിതം നിർമ്മിക്കപ്പെടും എന്നു ഞാൻ പറയുനുന്നു
ജലത്തിന്റെ ഓരോ തുള്ളിയും കാത്തുരക്ഷിക്കുന്നതിന് ഒരു ജലസംരക്ഷണമുന്നേറ്റം സംഘടിപ്പിക്കാം
ഇതിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചു പറയാം അതോടൊപ്പം ജലസംരക്ഷണരീതികൾ പ്രചരിപ്പിക്കയും ചെയ്യാം
ഞാൻ വിശേഷിച്ചും വിവിധ മേഖലകളിലെ ശ്രദ്ധേയങ്ങളായ വ്യക്തിത്വങ്ങളോട് ജലസംരക്ഷണത്തിനായി വേറിട്ട പ്രചരണം നടത്താൻ അഭ്യർഥിക്കുന്നു
സിനിമ മേഖലയിലെയോ സ്പോർട്സ് മേഖലയിലെയോ മാധ്യമങ്ങളിലെയോ സുഹൃത്തുക്കളോ സാമൂഹിക സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളോ സാംസ്കാരിക സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളോ കഥപറയുകയും കീർത്തനങ്ങൾ പാടുകയും ചെയ്യുന്നവരോ എല്ലാവരും തന്നെ തങ്ങളുടേതായ രീതിയിൽ ഈ ജനമുന്നേറ്റത്തിനു നേതൃത്വം നല്കണം
സമൂഹത്തെ ഉണർത്താം സമൂഹത്തെ ഒരുമിപ്പിക്കാം സമൂഹവുമായി ചേരാം
നോക്കിക്കോളൂ നമ്മുടെ കൺമുന്നിൽ നമുക്ക് മാറ്റം കാണാനാകും
ജനങ്ങളോട് എനിക്ക് മറ്റൊരു അഭ്യർഥനയുണ്ട്
നമ്മുടെ നാട്ടിൽ ജലസംരക്ഷണത്തിനായി പല പരമ്പരാഗത രീതികളും നൂറ്റാണ്ടുകളായി നടപ്പിൽ വരുത്തി പോരുന്നുണ്ട്
ജലസംരക്ഷണത്തിന്റെ ആ പരമ്പരാഗത രീതികളെക്കുറിച്ചുള്ള അറിവ് പരസ്പരം പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളേവരോടും അഭ്യർഥിക്കുന്നു
നിങ്ങളിലാർക്കെങ്കിലും പൂജനീയ ബാപ്പുവിന്റെ ജന്മസ്ഥലമായ പോർബന്തറിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാപ്പുവിന്റെ വീടിന്റെ പിന്നിലുള്ള മറ്റൊരു വീടു കാണണം
അവിടെ 200 വർഷം പഴക്കമുള്ള ഒരു ജലസംഭരണിയുണ്ട് അതിൽ ഇപ്പോഴും വെള്ളവുമുണ്ട്
മഴവെള്ളം തടഞ്ഞുനിർത്താനുള്ള ഏർപ്പാടുണ്ട്
കീർത്തിമന്ദിരത്തിൽ പോകുന്നവരെല്ലാം ആ ജലസംഭരണി തീർച്ചയായും കാണണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്
അതുപോലുള്ള പല തരം ജലസംഭരണരീതികൾ പലയിടങ്ങളിലും ഉണ്ടായിരിക്കും
നിങ്ങളോട് എനിക്ക് മൂന്നാമതായി ഒരു അഭ്യർഥനയുണ്ട്
ജലസംരക്ഷണകാര്യത്തിൽ മഹത്തായ പങ്കു വഹിക്കുന്ന വ്യക്തികളെയും സ്വയംസേവക സ്ഥാപനങ്ങളെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കുറിച്ച് ലഭ്യമാകുന്ന അറിവ് നിങ്ങൾ പങ്കു വയ്ക്കണം
അതിലൂടെ ജലത്തിനായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ജലത്തിനായി സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുന്നതിനാണത്
വരൂ ജലസംരക്ഷണത്തിൽ പങ്കാളികളാകാം
കൂടുതൽ കൂടുതൽ ജലസംരക്ഷണരീതികളെക്കുറിച്ച് ഒരു പട്ടിക തയ്യാറാക്കി ആളുകളെ ജലസംരക്ഷണത്തിനായി പ്രേരിപ്പിക്കാം
നിങ്ങളേവരും JanShakti4JalShakti ഹാഷ് ടാഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള അറിവ് കൈമാറൂ
പ്രിയപ്പെട്ട ജനങ്ങളേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തിൽ കൂടി നന്ദി വ്യക്തമാക്കാനുണ്ട് ലോകത്തിലെ ജനങ്ങളോടും നന്ദി പ്രകടിപ്പിക്കാനുണ്ട്
ജൂൺ 21 ന് വീണ്ടും ഒരിക്കൽ കൂടി യോഗാദിനം വളരെ ഉർജ്ജസ്വലതയോടെ ഉത്സാഹത്തോടെ ഓരോരോ കുടുംബത്തിലെയും മൂന്നും നാലും തലമുറകൾ വരെ ഒരുമിച്ച് ആഘോഷിച്ചു
ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിനായി ഉണർവ്വുണ്ടാക്കി
അതിലൂടെ യോഗദിനത്തിന്റെ മാഹാത്മ്യം വർധിച്ചുകൊണ്ടിരിക്കുന്നു
എല്ലാവരും ലോകത്തിന്റെ എല്ലാ മൂലയിലും സൂര്യൻ ഉദിച്ചയുടൻതന്നെ യോഗയെ സ്നേഹിക്കുന്നവർ സൂര്യനെ സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ അത് സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള യാത്രയാണ്
മനുഷ്യനുള്ളിടത്തെല്ലാം യോഗയുമായി ബന്ധപ്പെടുകയുണ്ടായി
യോഗ അത്രയ്ക്കാണ് പ്രചരിച്ചിട്ടുള്ളത്
ഭാരതത്തിൽ ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ സിയാചിൻ മുതൽ അന്തർവാഹിനികളിൽ വരെ വായുസേന മുതൽ വിമാനവാഹിനികൾ വരെ എസി ജിമ്മുകൾ മുതൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമി വരെ ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ സാധിച്ചിടത്തെല്ലാം ആളുകൾ യോഗ ചെയ്തു
എന്നു മാത്രമല്ല അത് സാമൂഹികമായി ആഘോഷിക്കപ്പെടുകയും ചെയ്തു
ലോകമെങ്ങുമുള്ള രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും പ്രസിദ്ധരായ ആളുകളും സാധാരണക്കാരായ ജനങ്ങളും അവർ എങ്ങനെ തങ്ങളുടെ രാജ്യത്ത് യോഗ ആഘോഷിച്ചു എന്ന് ട്വിറ്ററിലൂടെ കാട്ടിത്തന്നു
അന്ന് ലോകം ഒരു വലിയ സന്തുഷ്ട കുടുംബത്തെപ്പോലെയാണ് കാണപ്പെട്ടത്
ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിന് ആരോഗ്യമുള്ള സംവേദനക്ഷമതയുള്ള വ്യക്തികൾ വേണമെന്ന് നമുക്കെല്ലാം അറിയാം
യോഗ അതാണ് ഉറപ്പിക്കുന്നത്
അതുകൊണ്ട് യോഗ പ്രചരിപ്പിക്കുന്നത് സമൂഹസേവനവുമായി ബന്ധപ്പെട്ട ഒരു മഹത്തായ കാര്യമാണ്
അങ്ങനെയുള്ള സേവനം അംഗീകരിക്കപ്പെടുകയും അത് ആദരിക്കപ്പെടേണ്ടതുമല്ലേ 2019ൽ യോഗ പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും മഹത്തായ പങ്കുവഹിക്കുന്നവർക്കുള്ള പ്രധാനമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു
ലോകമെങ്ങുമുള്ള മഹത്തായ സംഘടനകൾക്കാണ് പുരസ്കാരം നല്കിയത്
അവയെക്കുറിച്ച് അവ യോഗ പ്രചരിപ്പിക്കുന്നതിന് എത്രത്തോളം മഹത്തായ പങ്കാണ് വഹിച്ചതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലുമാവില്ല
ഉദാഹണത്തിന് ജപ്പാൻ യോഗനികേതന്റെ കാര്യമെടുക്കാം
അവർ യോഗയെ ജപ്പാനിലെങ്ങും ജനപ്രിയമാക്കി
ജപ്പാൻ യോഗ നികേതൻ അവിടെ പല ഇൻസ്റ്റിട്യൂട്ടുകളും പരിശീലന കോഴ്സുകളും നടത്തുന്നു
ഇറ്റലിയിലെ മിസ്
ആന്റോണിയേറ്റ റോസിയുടെ കാര്യമെടുക്കാം
അവർ സർവ്വ യോഗ ഇന്റർനാഷണലിന് തുടക്കം കുറിച്ച് യൂറോപ്പിലെങ്ങും യോഗ പ്രചരിപ്പിച്ചു
വളരെ പ്രേരണയേകുന്ന ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്
ഇത് യോഗയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നിരിക്കെ ഭാരതീയർക്ക് പിന്നിൽ നിൽക്കാനാകുമോ മുംഗേറിലുള്ള ബീഹാർ യോഗ വിദ്യാലയയും ആദരിക്കപ്പെട്ടു
അവർ കഴിഞ്ഞ ഒരു ദശകമായി യോഗയ്ക്കുവാണ്ടി സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നവരാണ്
ഇതുപോലെ സ്വാമി രാജർഷി മുനിയെയും ആദരിച്ചു
അദ്ദേഹം ലൈഫ് മിഷനും ലാകുലിഷ് യോഗ യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചു
യോഗ വ്യാപകമായി ആഘോഷിക്കുകയും യോഗയുടെ സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കുകയും ചെയ്യുന്നവരെ ആദരിക്കുകയും ചെയ്തത് യോഗ ദിനത്തെ വേറിട്ടതാക്കി
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ ഈ യാത്ര ഇന്നു തുടങ്ങുകയാണ്
പുതിയ ഭാവം പുതിയ അനുഭൂതി പുതിയ നിശ്ചയം പുതിയ കഴിവുകൾ അതെ
ഞാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കും
നിങ്ങളുടെ ചിന്താഗതികളുമായി ചേരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തായ യാത്രയാണ്
മൻ കീ ബാത്ത് എന്നത് നിമിത്തം മാത്രമാണ്
വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം വിചാരങ്ങൾ പങ്കുവയ്ക്കാം
നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ കേട്ടുകൊണ്ടിരിക്കാം അത് സൂക്ഷിച്ചുവയ്ക്കാം അതൊക്കെ മനസ്സിലാക്കാം
ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം
നിങ്ങളുടെ ആശീർവ്വാദം ഉണ്ടായിരിക്കണം
നിങ്ങളാണ് എന്റെ പ്രേരണ നിങ്ങളാണ് എന്റെ ഊർജ്ജം
വരൂ ഒരുമിച്ചിരുന്ന് മൻ കീ ബാത്തി ന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും നിർവ്വഹിച്ചു മുന്നേറാം
വീണ്ടും ഒരിക്കൽ കൂടി അടുത്ത മാസത്തെ മൻ കീ ബാത്തി ൽ വീണ്ടും കാണാം
നിങ്ങൾക്കേവർക്കും അനേകം നന്ദി
നമസ്കാരം